ആ ചൂടിന്റെ കൊണ്ട്, ആ ചൂട് ഭയങ്കര ചൂട് കാരണം ഇവിടെ അങ്ങ് അയ്യോ എന്തോ ചൂടാ. ഞാൻ ഇന്നലെ സൽക്കാരത്തിന് പോയി എന്റെ ദെയ്‌വമേ വന്നപ്പോഴത്തേക്കും അ~അണച്ചുപോയി അങ്ങ് ഷീണം വെയിലുകൊണ്ട് അങ്ങ് കുടയുണ്ടായിട്ട് എവിടാ ഓഹ് പുറത്തോട്ട് ഒക്കെ പോണം എന്നുണ്ട് പോയി കഴിഞ്ഞ ഇങ്ങനെ ഭയങ്കര ഇതാ. ആ അപ്പൊ പിന്നെ അതുകൊണ്ട് വെളീലോട്ട് ഇറങ്ങത്തില്ല. അകത്തു തന്നെ ഇരിപ്പാ. ആ അങ്ങനെ. ഇന്ന് മഴ ഒന്നും പെയ്തില്ലലെയോ? ഓ മഴ പെയ്തില്ല ചിലപ്പോ അങ്ങ് പെയ്യുവായിരിക്കും, പെയ്യുവാൻ ഉള്ള ലക്ഷണം ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് മാറി. ഇപ്പൊ പെയ്യുവോ എന്തോ. അറിയാൻ പറ്റത്തില്ല, രാത്രീല് ആയാലും പെയ്യും. പാതിരാത്രി ആയാലും മഴ ഇനി ഇങ്ങനെ കിടക്കുവല്ലേ. ഇനി എന്തുവാവോ മെയ് അഹ് ഇനി ഏപ്രിൽ മെയ് ഒരു മാസം കൂടി ഉണ്ടല്ലോ ജൂണിൽ അല്ലെ. അമ്മാവൻ ഒക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ടോ പണി?

ഇപ്പൊ കിണറിന്റെ പണിക്ക് പോകുന്നുണ്ട്, പക്ഷെ അടിത്തട്ടിൽ ഒന്നും ഇറങ്ങത്തില്ല. അതിന്റെ കാല് വയ്യാത്തതുകൊണ്ട് അവിടെ അങ്ങ് അഹ് അതിനകത്ത് ഇറങ്ങത്തില്ല. പിന്നെ വെളിയിൽ നിന്നുള്ള പരിപാടിയും, വെള്ളം ഒഴിപ്പും. മണ്ണ് വാരി മണ്ണ് പൊ~പൊക്കി എടുത്തു കളയലുമൊക്കെ അല്ലാതെ കാല് വയ്യാലോ കാലില് ഈ allergy ആണ് മണ്ണിന്റെ allergy യെ കാല് ചൊറിഞ്ഞു പൊട്ടുന്നില്ലേ.

അതുകൊണ്ട് കിണറിന്റെ അകത്തിറങ്ങതില്ല, ഉള്ള പണി ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു.

അത് അഹ് മൂന്നാലഞ്ചായല്ലോ ഇപ്പൊ അഞ്ച് എങ്ങാണ്ടും ആയെന്നു തോന്നുന്നു. ചെറുക്കൻ പോയ അന്ന് തൊട്ടുള്ള മാസ്സമാ. ഒരു വിളിക്കത്തൊന്നും ഇല്ല, വരണ്ട അവിടെ അങ്ങ് നിന്നോട്ടെ നെ പ്ര~പ്രസവിച്ച് കൊച്ചും തള്ളയും ആയിട്ട് വന്നാമതി, ഇവിടെ വന്ന് ആര് നോക്കാനാ അങ്ങനാ ഇങ്ങനാ എന്നൊക്കെ

അത് ശെരിയല്ലേ ആരും ഇല്ലാലോ നോക്കാനും അങ്ങനെ ഈ പറഞ്ഞ കണക്ക് പെണ്ണുങ്ങൾ ഒക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താ. അയാൾ അവര് പറഞ്ഞു, ആറാ ഏഴാം മാസം ആകുമ്പോൾ~ഏഴാം മാസം ആകുമ്പോൾ രണ്ടുമൂന്നു ദിവസത്തേക്ക് മുൻപ് ഇവിടെ വന്നിട്ട് പിന്നെ അവര് ഏഴാം മാസത്തിന്റെ ചടങ്ങല്ലേ അത് അങ്ങ് വിളിച്ചോണ്ട് പോകുമെന്ന്.

ചടങ്ങുകൾ ഒന്നും നടത്തുന്നില്ല അവിടെ നിന്ന് പ്രസവിക്കട്ടെ. കൊച്ചും തള്ളയും ആയിട്ട് അവൻ വരുമ്പോ വന്നാമതി എന്നൊക്കെയാ പറയുന്നേ. ഇയ്യോഹ് എന്തൊരു വിവരക്കേടാ ഉം കഷ്ടം പാവം പിടിച്ച കൊച്ചായിരുന്നു. ഹും പിന്നെ വേറെ എന്തുവാ വിശേഷം? ഓ വേറെ വിശേഷങ്ങൾ ഒന്നും ഇല്ല. സുനിലും പെണ്ണുംഎല്ലാരും കൂടെ ഗുരുവായൂർ പോയേക്കുന്നത് ആണ്. തള്ളേം.

ആഹ് ചെറുക്കന്റെ അളിയൻ വന്നിട്ടുണ്ട് സുനിലിന്റെ അളിയൻ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടോ? എങ്ങാണ്ടും ചെറിയൊരു ജോലി ഒക്കെ ആയെന്ന്. ആ പറഞ്ഞാർന്ന് എറണാകുളത്തെങ്ങാണ്ട്, ജോലി ആയെന്ന്.

ഹും എറണാകുളത്തെങ്ങാണ്ടും ആണെന്ന് അടങ്ങി ഒതുങ്ങി നിക്കുവാണെന്നുണ്ടെങ്കിൽ ചുമ്മാതിങ്ങനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കി കൂട്ടുകെട്ടിൽ അങ്ങ് നടക്കുവല്ലാർന്നോ. ആ ഇപ്പൊ കുഴപ്പം ഇല്ലല്ലോ നല്ലല്ലേ.

ഇന്നലെ അവൻ എന്നോട് പറഞ്ഞാർന്നു.

വെല്യമിച്ചി രണ്ട്‍ അഹ് തൊഴിലുറപ്പിനൊന്നും പോകാതെ ബിന്ദു പറയുന്നത് കേട്ടു. ഏർ അടുത്തായിരുന്നു.

ചെവിക്ക് വേദനയായിരുന്നെന്ന്. അതുകൊണ്ട് ജോലിക്ക് ഒന്നും ചെന്നില്ലെന്ന്.

ഇപ്പം പിന്നെ രജനിയുടെ അടുത്താന്നു പറഞ്ഞു. ഒത്തിരി നാളായി പണിക്കു ചെന്നിട്ടെന്ന്.

പിന്നെന്തുവാ? പിന്നെന്തുവാ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. വിശേഷങ്ങൾ ഇങ്ങനെ പോകുന്നു ഹും പിന്നെ ഒന്നുല്ലഇനീപ്പോ നാളെ പോപ്പോയ്ക്ക് school രാവിലെ ആറര ആകുമ്പോൾ പോകണം. ഹും ആറരയാകുമ്പോഴാ? ആറരയാകുമ്പോഴാണോ കുഞ്ഞ് പോകുന്നത്? അഹ് ആറര ആറേമുക്കാലാകും. ആറേമുക്കാലാകും. വെളുപ്പിനെ എഴുനേറ്റ് വെല്ലോം ചെയ്യാൻ കുഞ്ഞാറ്റ സമ്മതിക്കുമോ? അഹ് ഇപ്പൊ ഉറക്കവാ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ പോകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമായിരുന്നു അന്നേരം തന്നെ. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല ഇപ്പൊ അങ്ങ് ഉറങ്ങും പോപ്പോ പോകുന്നത് പോലും അറിയത്തില്ല. ആ അത് താമസിച്ചേ കിടത്താവൊള്ളൂ അന്നേരം പക്ഷെ ഇച്ചിരി നേരത്തേക്ക് എണീക്കും അഹ് ചിലപ്പോ ഒന്ന് അനങ്ങും. അല്ലാതെ നേരത്തെ എന്ന് പറഞ്ഞാൽ അഞ്ചു മണിയാകുമ്പോഴേ എഴുന്നേറ്റ് അങ്ങ് ഇരിക്കുമായിരുന്നു.

ഇത് ഏപ്രിൽ, മെയ്, ജൂൺ രണ്ടുമാസം കൂടെ കഴിയുമ്പോൾ രണ്ടു വയസാവില്ലേ കുഞ്ഞാറ്റക്ക് ആങ്ങളെടെയും പെങ്ങളുടെയും ബെർത്ത് birth~birthday രണ്ടും അടുത്തടുത്ത് ആണല്ലോ. മെയിലും ജൂണിലും.

മെയ് ഇരുപത്തിയെട്ട് ഒന്ന് ജൂൺ ഇരുപത്തൊമ്പത്. ഇപ്പം സോണിയെടെ കൊച്ചിന്റെ ഇരുപത്തിയഞ്ചിന്. സോണിയെടെ കൊച്ച് അഹ് ഏ~ഏപ്രിൽ പതിനഞ്ചാം തീയതി അല്ലെ?

ഇന്നാൾ ഇവിടെ വന്നപ്പോ അമ്മുമ്മ തള്ളേടെ കൂടെ ഇവിടെ വന്നപ്പോ എന്താ കിലുകിലികിലാ അങ്ങ് വർത്താനം പറച്ചിലാ വിളിക്കുവാ. ആ ഇതും അത് തന്നാ. കിലുകിലാന്ന് വർത്തനമാ എല്ലാവരോടും.

ഇപ്പോഴത്തെ പിള്ളേര് ഈ കൊച്ചുപ്രായത്തില് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നല്ല ഇതായിട്ട്മറ്റുള്ള പഴേകാലത്തെ പിള്ളേരൊന്നും മിണ്ടത്തുപോലും ഇല്ല

ഇപ്പൊ ഉള്ള പിള്ളേരൊക്കെ എല്ലാം നല്ല നിശ്ചയാ. ഏഹ്

cycle എടുത്ത് cycle ന്റെ കേറിനിന്നിട്ട് കൈവിട്ട് ചവുട്ടാൻ നോക്കുന്ന്. ആഹാ അഹ് നിഷ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലോ cycle അന്നേരം ചവിട്ടി പഠിക്കുമ്പഴത്തെക്ക് അതുംകൊണ്ട് അവൻ അവിടൊക്കെ നടന്നോളും ഇച്ചിരി മേട് ഒക്കെ കുറഞ്ഞു കി~കിട്ടും അന്നേരം.

പോപ്പോ ഇപ്പൊ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുവാ. ആ പോപ്പോ ഇപ്പോഴും അവിടെ പോകുന്നുണ്ടോ? ആ പോകുന്നുണ്ടല്ലോ അഞ്ചര ആകുമ്പോ പോകും അഞ്ചുമണി ആകുമ്പോ പോകും.

അന്നേരം പോയി മുടങ്ങിട്ടില്ല ഇല്ലിയൊ? ആ ഇല്ല മുടങ്ങില്ല പോകുന്നുണ്ട് ഇഷ്ടം ആണ് പോവാൻ. പോകുമ്പോ അത് മുടങ്ങാതെ വിടണം. എങ്കിലേ അതിനുള്ള ഇത് ഒള്ളു ഇത് ഒള്ളു. അത് അല്ലെങ്കിൽ പിന്നെ ഷീണം ആയിരിക്കും അല്ലെങ്കി. പോകുന്നുണ്ട് ഇഷ്ടമാ പോകാൻ അങ്ങനെ.

current വീണ്ടും പോയി current വീണ്ടും പോയി അപ്പൊ മഴ ഉണ്ട് കെട്ടോ ഏതു നിമിഷവും പെയ്യും. എന്തൊരു ചൂടാ. ഏഹ് മഴയ്ക്ക് ആയിരിക്കും.

ഇപ്പൊ കാലാവസ്ഥ പക്ഷെ മഴയുടെ അല്ലല്ലോ. ഓഹ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല മഴ അഹ് ഈ മാസം ഒന്നും മഴ പെയ്യുന്നതല്ല. ഇത് ഇപ്പൊ അങ്ങ് മഴയോട് മഴമഴ മഴ.

ജൂണിൽ അല്ലേ വലിയ മഴ. പക്ഷെ എന്നാലും വല്ലപ്പോഴും ഒക്കെ അങ്ങ് പെയ്യും ഇത്ര അല്ല ഇത് അങ്ങ് ദിവസവും പെയ്തു കാറ്റും കൊടുംകാറ്റും ഇടി~ഇടീം ഒക്കെയാ.

അല്ലേലും എല്ലാ ഇടോം ഇപ്പൊ കാലാവസ്ഥ എല്ലാം മാറ്റമാ.

ആ ഇവിടെ ഇപ്പം ഇപ്പൊ ഇനി ചൂട് തുടങ്ങിയപ്പോൾ ഇനി ചൂട് ഇപ്പം അങ്ങ് കുടുകൊള്ളു.

ഇവിടെ അഹ് ഇവിടത്തെ തന്നെ ഞങ്ങൾക്ക് തന്നെ ഇത് സഹിക്കാൻ വയ്യ. അപ്പൊ ആ ചൂട് കൂടെ ആകുമ്പോ എന്തുവായിരിക്കും അവിടെ. അയ്യോ ചൂട് ചൂട് വന്നിട്ട് അങ്ങ് വിയർക്കും. ഇവിടെന്ന് പറഞ്ഞാൽ വിയർക്കത്തില്ല. ചൂട് എന്ന് പറഞ്ഞാൽ ഈ തീക്കാറ്റ് പോലെ. ഇവിടാണെ വിയർത്ത് ഒഴുകും അങ്ങ്. ആ അങ്ങനെ പക്ഷെ cooler ഒന്നും ഇതുവരെ ഇപ്പൊ on ചെയ്തില്ല. എല്ലാവരും cooler ഒക്കെ on ചെയ്തു തുടങ്ങി പക്ഷെ ഞങ്ങൾ ഇതുവരെ എടുത്തില്ല. വയ്യാതെ ഒക്കെ ഇരിക്കുന്നത് കൊണ്ട്. എനിക്കും കുഞ്ഞിനും വയ്യാഞ്ഞതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. പോപ്പോ കിടന്നു ബഹളം വെക്കുന്നുണ്ട്, ചൂട് ഉണ്ട് പക്ഷെ രാത്രി നല്ല ചൂടാ കിടക്കുമ്പോ. വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വേണ്ട ഇനി അതിന്റെം കൂടെ കാറ്റ് അടിച്ചാൽ ചിലപ്പോ അതുകൊണ്ട് ഇപ്പം cooler, AC ഉം ഒന്നും on ആക്കീട്ടില്ല ഇതുവരെ. ഹും പക്ഷെ രാത്രിയിൽ അതുണ്ടെങ്കിൽ നല്ല സുഖവാ കിടക്കാൻ. ആ ഇപ്പൊ current വന്ന്. ആ current ഇല്ലാഞ്ഞപ്പം തന്നെ ഇത്തിരി നേരം ആയപ്പോൾ തന്നെ വിയർത്ത് ഒഴുകുന്ന്. മഴയാന്നു തോന്നുന്നു. മഴയ്ക്കുള്ള ലക്ഷണമാ.

പിന്നെന്താ? നാളെ അന്നേരം അങ്ങനെ പോകുന്നില്ലല്യേ. ആർക്കറിയാം. പോകുന്ന കാര്യം സംശയമാ.

ആർക്കറിയാം. ഉൽസവൊക്കെകിടക്കുവല്ലേ ഇനീപ്പോ വിഷൂന്റെ അന്നല്ലിയോ ഇവിടെ ഇവിടത്തെ എന്തുവാ എന്തുവാ അമ്പലത്തിന്റെ പേര്? ആ ഓഹ് ഒരു അമ്പലം ഉണ്ടല്ലോ അങ്ങോട്ട് പോകുന്ന വഴിക്ക്.

ഉത്സവൊക്കെ അല്ലയോ പതിനഞ്ചിന്

പണ്ടൊക്കെ പോയിട്ടുണ്ട്. കെട്ടുകാഴ്ച. ഭയങ്കരം കെട്ടുകാഴ്ചയാ അവിടെ. എല്ലാടോം അങ്ങനെ കഴിഞ്ഞു. എല്ലാടോം ഇയ്യോ, ഇപ്രാവശ്യം ഗംഭീര ഉത്സവം ആയിരുന്നു, എല്ലാ അമ്പലങ്ങളിലും. എന്തെല്ലാം എന്തെല്ലാം പരിപാടികളും ഒരു ഒറ്റ അമ്പലത്തിൽ ഇല്ല ഉത്സവം ഇല്ലാഞ്ഞത്. അടിപൊളി ഉത്സവങ്ങൾ ആയിരുന്നു എല്ല ~എല്ലാ അമ്പലങ്ങളിലും. variety variety variety ആയിട്ട് ആയിരുന്നു. അയ്യോ. കഴിഞ്ഞ രണ്ടുകൊല്ലം കഴിഞ്ഞ രണ്ടു കൊല്ലം കൊണ്ട് corona ആയതു കാരണം അമ്പലങ്ങളിൽ ഒന്നും പരിപാടി ഇല്ലായിരുന്നല്ലോ.

ഇന്നാ പോപ്പോയുടെ കൈയിൽ കൊടുക്കാം. ഇന്നാ പോപ്പോ. hello, hello പോപ്പോ മോനെ

എവിടാരുന്നു സർക്കീട്ട്?

നാളെ പോകത്തില്ല.

ചുമ്മാ അങ്ങ് പറയുന്നതല്ലേ. ചുമ്മാ പറയുന്നതാ എന്നെ പറ്റിക്കുവാ ചെയ്തേ. കണ്ടോ നാളെ പോയില്ലെങ്കി നാളത്തെ വിഷയം എല്ലാം പിന്നെ ഇരുന്നു കുത്തിയിരുന്നു പഠിച്ചോണം. ഉം ഉം അഞ്ചിൽ ആണെന്ന് ഓർത്തോളണം. നേരത്തെ നാലിലെ കൂട്ട് അല്ല അഞ്ചില് എല്ലാം പഠിക്കാൻ കിടക്കുവാ. അടുത്ത class ലോട്ട് കേറാൻ പറ്റത്തൊള്ളൂ. അടുത്ത വർഷം ആറില്.

ഹും പിന്നെ അങ്ങോട്ടങ്ങോട്ട് അങ്ങ് പോകും. ഇ~ഈ പ്രായത്തിലാ എന്നെ നവോദയയിൽ കൊണ്ട് വിട്ടത്. ഈ പ്രായത്തിലാണെന്ന് എന്നെ നവോദയയിൽ കൊണ്ട് വിട്ടത്.

ഈ പ്രായത്തിലാന്ന് എന്നെ നവോദയയിൽ കൊണ്ടെ വിട്ടത് അഹ് നവോദയയിൽ കൊണ്ട് വിട്ട് എന്ന~എന്നെ അങ്ങനെ കൊണ്ടുവിടാൻ എങ്ങനെ തോന്നി അമ്മെ അമ്മയ്ക്ക്? ഹും അത് അന്നേരം കൊളളാം. പോപ്പോയെ എനിക്ക് വിടാൻ നീ വരുമ്പോഴെല്ലാം പോകാൻ മടിയാ ശെരിക്കും അങ്ങ് അടിച്ചു വി~ അടി അല്ലാരുന്നോ ഞാൻ? അങ്ങ് തകർത്ത്. കൊതുമ്പിന് ഒക്കെ അടിച്ചടുണ്ട്ഞാൻ അന്ന്.